ഞാൻ അന്നൊരു ദിവസം സൂചിപ്പിച്ചിരുന്നില്ലേ നമുക്കൊരു വിനോദയാത്ര വിദേശത്തേക്ക് തന്നെ ഒരു വിനോദയാത്ര പോകണമെന്ന് അത് ഞാന് നിന്നോട് കൂടെ പറയാനിരിക്കുകയായിരുന്നു ഞാനതിനെ കുറിച്ച് ഒന്ന് അവധി ദിവസങ്ങൾ ആവാനായില്ലേ ഈ പ്രാവശ്യം ഇരുപതു ദിവസമുണ്ട് അവധി

ഇരുപതു ദിവസത്തോളം ഉണ്ട് അല്ലേ അപ്പോ നമുക്ക് ഒരു വിദേശ ട്രിപ്പ് തന്നെ നോക്കണം വിദേശ യാത്ര തന്നെ നോക്കണം അല്ലേ അതേ അതേ നമുക്ക് ഒരു വിദേശ യാത്ര തന്നെ നോക്കണം സാമ്പത്തിക പരമായിട്ട് കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ അല്ലല്ലോ

ഓ കെ അപ്പോ ഏത് സ്ഥലത്തേക്ക് പോകാനാണ് വിചാരിച്ചിട്ടുള്ളത്

യൂറോപ്പിയൻ രാജ്യം ഓ കെ കുഴപ്പമില്ല നിർദ്ദേശങ്ങൾ പറയൂ യൂറോപ്പിയൻ രാജ്യം ഇറ്റലി നല്ല തണുപ്പോ അതികമാണെന്ന് തോന്നുന്നു എടാ ഞാൻ ഒരു സങ്കൽപ്പം പറയാം നമുക്ക് യുക്രൈൻ പോയാലോ യുക്രൈൻ യുക്രൈൻ അതേ അതേ യുക്രൈനിലിപ്പോ റഷ്യയുടെ യുദ്ധങ്ങളൊക്കെ ഒന്നവസാനിച്ചിരിക്കുകയാണ് ഒരുപാട് കാലമായി നമുക്കാർക്കും പോവാൻ പറ്റിയിട്ടില്ല

ആ അതേ അതേ റഷ്യയുടെ സൈന്യങ്ങളൊക്കെ പിൻവലിച്ച സ്ഥിതിക്ക് അതവർക്ക് പിന്നീട് ഒരു ടൂറിസം സംബന്ദിയായിട്ട് ഒരു ലാഭവും ഉണ്ടാവും നമുക്ക് ഈ ഒരു ചരിത്ര സ്ഥലങ്ങളൊക്കെ കാണുകയും കൂടെ ചെയ്യാം

ഹ്ം കാർക്കീവീലുള്ള റഷ്യ ബോംബിട്ട് തകർത്ത കെട്ടിടങ്ങളും അതൊക്കെ ഒന്ന് കാണുക വഴി ഞമ്മക്ക് ഒരു സങ്കൽപ്പ യുദ്ധത്തെ കുറിചുള്ള സങ്കല്പം കൂടി കിട്ടുമെന്ന് വിചാരിക്കുന്നു അതേ അതേ അത്പോലെ യുക്രൈൻ നിന്റെ തലസ്ഥാന നഗരമായ കീവിൽ ഒരുപാട് വിനോദ സഞ്ചാര കേന്ദ്രങ്ങളുണ്ട്

അതേ പോലെ യുക്രൈൻ നിന്റെ പഴയ കാല ചരിത്ര ഓർമകളെല്ലാം ഉണ്ട് അവിടെ ആ ആ കീവ് നമ്മക്കു എന്നാൽ കീവ് കേന്ദ്രമാക്കിയിട്ട് ഒരു ഒരു താമസം അങ്ങനെ ആക്കാം ഓ ക ഏ

കീവീൽ സാധാനങ്ങളുണ്ട് അത്പോലെ ഒരു പാട് മെഡിക്കൽ യൂണിവേർസിറ്റികളും കീവീലുണ്ട് ആ ആ അതാവുമ്പോ നമ്മുടെ പടനവും മെഡിക്കലാണല്ലോ അതേ ഒരു ഇതാണല്ലോ അപ്പോ അതുമായി സംബന്ധിച്ച് നമുക്ക് കൂടുതൽ അറിവുകൾ നേടാനും സാധിക്കും അതേ അതേ അത്പോലെ ഗോൾഡൻ ഗെയ്റ്റ് എന്ന് പറഞ്ഞ ഒരു ടൂറിസം സ്ഥലമുണ്ട് കീവിന് നൂറു കിലോമീറ്റര് അകലെ ആയിട്ട് ആ അത് എന്തായാലും നമുക്ക് സന്ദർശിക്കണം ഓ കെ അതേ അത്പോലെ അവിടെ ഒരു ഗാസ് ചേമ്പറിനെ പറ്റി കേട്ടിട്ടില്ലേ യുക്രൈനിൽ ആ നമ്മുടെ ചെർനോബിൽ മറക്കാൻ പറ്റുമോ അപ്പോ ചെർനോബിൽ ആണവനിലയത്തിൽ ഒരു ഒരു അതിന്റെ ഒരു അനുവദിച്ചിട്ടുള്ള സ്ഥലങ്ങളിൽ കൂടി ഒരു സന്ദർശനം നടത്താം അല്ലേ എന്തു പറയുന്നു ആയിക്കോട്ടെ ഓ കെ നീ ഏതെങ്കിലും യാത്ര

യാത്ര നമുക്ക് നല്ലൊരു ഏജൻസികളെ തന്നെ നോക്കണം നല്ല ഗൈഡും അവിടത്തെ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു ഗൈഡിനെ

നല്ല വഴികാട്ടികളെ തന്നെ വെക്കണം എന്നാലേ യാത്ര വളരെ വിജയകരമായിട്ട് പൂർത്തീകരിക്കാൻ സാധിക്കുള്ളൂ അതേ അത്പോലെ ഒരു പാട് സ്ഥലങ്ങള് കാണുന്നുണ്ട് ഫാറസ് യുക്രൈനിലെ യുക്രൈനെ പറ്റി നോക്കുമ്പോ ആ ആയി യുക്രൈന് പറ്റി നീ നോക്കി നോക്കിയിട്ട് ഉണ്ട് അല്ലേ

യുക്രൈന്റെ സംസ്കാരത്തെയും ഭാഷയേയും എല്ലാം നമുക്ക് പരിചയപ്പെടാൻ ഒരു അവസരമാകും യുദ്ധം എങ്ങനെയൊക്കെ യുക്രൈനെ ബാധിച്ചു എന്നൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും

അതേ അത് പോലെ ഫാറെ നമ്മള് രണ്ടാളും മാത്രമല്ലേ ഉള്ളു ആ യ നമുക്ക് ഒരു ഒരുത്തനെ കൂടി പുറത്തുന്നു കൂട്ടുക അതായ അതാവുമ്പോ നമ്മുടെ ചരക്കുകള് അല്ലെങ്കില് ലഗേജുകളൊക്കെ ചുമക്കാനും കൂടി ഒരാളാകും അതിന് നമുക്ക് ഒരു യുക്രൈനിൽ തന്നെ ഉള്ള ഒരു ഗൈഡിനെ ഞമ്മക്ക് നോക്കിയാല് യാത്രയ്ക്ക് അവിടെ തന്നെ ഉള്ള

അതേ അതേ മലയാളികൾ തന്നെ ഉണ്ടാകും അവിടെ ഒരുപാട് മലയാളികൾ വർക്ക് ചെയ്യുന്നുണ്ടാകും ഓപ്പറേഷൻ

ആ അതേ അതേ എന്നാ നമുക്ക് അങ്ങനെ ആ ഒരു വഴിക്ക് അന്വേഷിക്കാം അല്ലേ

നമുക്ക് എ എന്നാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് ഈ മാസമാണോ അടുത്ത മാസം നമുക്ക് അടുത്ത മാസം ആവാൻ നിൽക്കണ്ട ഈ മാസം തന്നെ പോകാം

അതായിരുന്നു നല്ലത് എ നമുക്ക് യുക്രൈനെ പറ്റി പറയുകയാണെങ്കിൽ യുക്രൈൻ ഇപ്പോ നല്ല തണുപ്പുള്ള കാലം കൂടിയാണ് എ അതാണ് അപ്പോ നമുക്ക് ഡ്രെസ്സിംഗ് അല്ലെങ്കി നമ്മുടെ ഒരു വസ്ത്രധാരണം കൂടി ആ ഒരു നിലയ്ക്ക് ചിന്തിക്കേണ്ടി വരും അല്ലേ ഞമ്മള് ഒരുപാട് തണുത്ത നല്ല തണുപ്പിനെ തടയുന്ന ഒരുപാട് വസ്ത്രങ്ങൾ വാങ്ങേണ്ടിയിരിക്കുന്നു ആ അത് അങ്ങനെ ഒരു ഇത് ഉണ്ട് അല്ലേ ഓകെ ആ പിന്നെ വേറെ എന്തൊക്കെ

കുഴപ്പമില്ല കുഴപ്പമില്ല എന്റെ അനിയനും ഇതേ മാതിരി ഒരു വിദേശ യാത്രയ്ക്ക് പോയിരിക്കുകയാണ്

അവനും യൂറോപ്പ് തന്നെ ആണ് പോർച്ചുഗൽ ഭാഗത്തേക്കാണ് പോയിട്ടുള്ളത് പോർച്ചുഗലിലോ നിന്നെ കൂട്ടിയില്ലാ ഇല്ല അവന്റെ കമ്പനി അവന്റെ കമ്പനി അവനെ എൽപ്പിച്ചതാണ് ആ ഒരു വഴിക്ക് ഒരു രണ്ടും കൂടി നടക്കും എന്നുള്ള നിലയ്ക്ക് യാത്രയും അതിന്റെ പിന്നാലെ പഠനവും ഒപ്പം നടത്തുകയാണ്

ഓകെ വേറെ എന്തൊക്കെയുണ്ട് ഫാറസ് യാത്രയിൽ എത്ര ഏകദേശം എത്ര ചിലവ് വരുമെന്ന് അറിഞ്ഞുണ്ടോ ഇല്ല നീ ഒരു ഏജൻസികളു ബന്ധപ്പെട്ട് നോക്ക് എന്തായാലും ഒരു രണ്ടു ലക്ഷത്തിലൊക്കെ ഒതുങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ വഴിക്ക് ചിന്തിക്കാം അതേ യുക്രൈൻ ആണെങ്കിൽ ഒരുപാട് കാണാനും ഉണ്ട് ഒരുപാട് അറിയാനുമുണ്ട് ഒരു യാത്ര തന്നെ അല്ല അപ്പുറം എന്നാൽ ഞാൻ ബന്ധപ്പെട്ടിട്ട് വിളിക്കാം